എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
ദീപാവലിക്ക് ആറു ദിവസങ്ങൾക്കുശേഷം ആഘോഷിക്കുന്ന ഛഠ് പൂജ രാജ്യത്ത് ഏറ്റവുമധികം ചിട്ടയോടും നിഷ്ഠയോടും ആഘോഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ്
ഇതിൽ ആഹാരപാനീയങ്ങൾ മുതൽ വേഷഭൂഷാദികൾ വരെ എല്ലാത്തിലും പരമ്പരാഗതമായ ചിട്ടകൾ പാലിക്കപ്പെടുന്നു
ഛഠ് പൂജ എന്ന അനുപമമായ ആഘോഷം പ്രകൃതിയുമായും പ്രകൃതി ഉപസാനയുമായും തീർത്തും ബന്ധപ്പെട്ടിരിക്കുന്നു
ഛഠ് പൂജയിൽ സൂര്യനും ജലവും പ്രധാനപ്പെട്ടവയാണെങ്കിലും മുളയും മണ്ണും കൊണ്ടുണ്ടാക്കപ്പെട്ട പാത്രങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ഇതിന്റെ പൂജയുമായി ബന്ധപ്പെട്ട അനിവാര്യവസ്തുളാണ്
വിശ്വാസത്തിന്റെ ഈ മഹോത്സവത്തിൽ സൂര്യോദയത്തെയും സൂര്യാസ്തമയത്തെയും പൂജിക്കുന്നതിന്റെ സന്ദേശം അദ്വിതീയമായ സംസ്കാരം നിറഞ്ഞതാണ്
ഉദിക്കുന്നവരെ ലോകം ആദരിക്കുയും പൂജിക്കുകയും ചെയ്യും
എന്നാൽ ഛഠ് പൂജ അസ്തമയം ഉറപ്പായവരെ പൂജിക്കുന്ന സന്ദേശമാണു നമുക്ക് നല്കുന്നത്
നമ്മുടെ ജീവിതത്തിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യവും ഈ ഉത്സവവുമായി ഇഴചേർന്നിരിക്കുന്നതാണ്
ഛഠ് നു മുമ്പ് വീടുമുഴുവൻ വൃത്തിയാക്കുന്നു ഒപ്പം നദി തടാകങ്ങൾ കുളങ്ങളുടെ എന്നിവയുടെ തീരങ്ങൾ പൂജാസ്ഥലങ്ങൾ അതായത് കടവുകളുടെ വൃത്തിയാക്കൽ തുടങ്ങിയവയിൽ ആളുകൾ തികഞ്ഞ ഉത്സാഹത്തോടെ പങ്കുചേരുന്നു
സൂര്യവന്ദനം അല്ലെങ്കിൽ ഛഠ് പൂജ പരിസ്ഥിതി സംരക്ഷണം രോഗനിവാരണം അച്ചടക്കം എന്നിവയുടെ ആഘോഷമാണ്
സാധാരണയായി ആളുകൾ എന്തെങ്കിലും ചോദിച്ചു വാങ്ങുന്നത് മോശമായി കാണുന്നു
എന്നാൽ ഛഠ് പൂജയുടെ അന്നു രാവിലെ അർഘ്യം നല്കിയതിനുശേഷം പ്രസാദം ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഒരു വിശേഷപ്പെട്ട പാരമ്പര്യം നിലനിന്നുപോരുന്നു
പ്രസാദം ചോദിച്ചു വാങ്ങുന്ന ഈ പാരമ്പര്യത്തിനു പിന്നിൽ ഇതുവഴി അഹങ്കാരം ശമിക്കുന്നു എന്ന ഒരു സങ്കല്പമാണുള്ളതെന്ന് പറയപ്പെടുന്നു
അഹം വ്യക്തിയുടെ പുരോഗതിയുടെ പാതയിൽ തടസ്സമാകുന്ന ഒന്നാണ്
ഭാരതത്തിന്റെ ഈ മഹത്തായ പാരമ്പര്യത്തിൽ ആർക്കും അഭിമാനം തോന്നുക സ്വഭാവികമാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവസികളേ മൻ കീ ബാത്ത് എന്ന ഈ പരിപാടിയെ ആളുകൾ അഭിനന്ദിച്ചുപോരുന്നു വിമർശിക്കുന്നുമുണ്ട്
എന്നാൽ ഈ പരിപാടിയുണ്ടാക്കുന്ന സ്വാധീനം കാണുമ്പോൾ ഈ രാജ്യത്തെ ജനമനസ്സുകളുമായി മൻ കീ ബാത്ത് നൂറു ശതമാനവും അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന എന്റെ വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുന്നു
ഖാദിയുടെയും കൈത്തറിയുടെയും കാര്യമെടുക്കാം
ഗാന്ധിജയന്തിക്ക് ഞാൻ എപ്പോഴും കൈത്തറി ഖാദിയുടെ കാര്യം പറയാറുണ്ട്
അതിന്റെ ഫലപ്രാപ്തിയെന്തെന്നറിയാമോ
നിങ്ങൾക്കും അതറിയുമ്പോൾ സന്തോഷം തോന്നും
ഇക്കഴിഞ്ഞ ഒക്ടോബർ 17 ന് ധൻതേരസ്ന്റെ ദിവസം ദില്ലിയിലെ ഖാദി ഗ്രാമോദ്യോഗഭവൻ സ്റ്റോറിൽ നിന്നും ഏകദേശം ഒരുകോടി ഇരുപതുലക്ഷം രൂപയുടെ റെക്കാഡ് വിൽപനയാണു നടന്നത്
ഖാദിയുടെയും കൈത്തറിയുടെയും ഒരു സ്റ്റോറിൽ ഇത്രയും കച്ചവടം നടന്നു എന്നു കേട്ട് നിങ്ങൾക്കും സന്തോഷമുണ്ടായിട്ടുണ്ടാകും
ദീപാവലിയുടെ സമയത്ത് ഖാദി ഗിഫ്റ്റ് കൂപ്പണിന്റെ വിൽപനയിൽ ഏകദേശം 680 ശതമാനം വർധനവാണ് രേഖപ്പെടുത്തപ്പെട്ടത്
ഖാദിയുടെയും കരകൌശലശിൽപ്പങ്ങളുടെയും ആകെ വിൽപനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഏകദേശം 90 ശതമാനം വർധനവ് കാണാനായി
ഇന്ന് യുവാക്കളും സ്ത്രീകളും എല്ലാ പ്രായത്തിലുമുള്ള ആളുകളും ഖാദിയും കൈത്തറിയും ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇതു കാണിക്കുന്നത്
ഇതിലൂടെ എത്ര നെയ്ത്തുകുടുംബങ്ങൾക്ക് ദരിദ്ര കുടുംബങ്ങൾക്ക് കൈത്തറിയിൽ ജോലി ചെയ്യുന്ന എത്രയെത്രകുടുംബങ്ങൾക്ക് എത്ര ലാഭമുണ്ടായിക്കാണും എന്ന് എനിക്ക് സങ്കല്പിക്കാനാകും
മുമ്പ് ഖാദി എന്നത് ഖാദി ഫോർ നേഷൻ എന്നു പറയപ്പെട്ടിരുന്നു പിന്നീട് ഖാദി ഫോർ ഫാഷൻ എന്നു പറഞ്ഞു
എന്നാൽ കുറച്ചു സമയമായി ഖാദി ഫോർ നേഷനും ഖാദി ഫോർ ഫാഷനും കടന്ന് ഇപ്പോൾ ഖാദി ഫോർ ട്രാൻഫോർമേഷൻ മാറ്റത്തിനു ഖാദി എന്നായിത്തീർന്നിരിക്കുന്നു
ഖാദി ദരിദ്രരിൽ ദരിദ്രരായ വ്യക്തികളുടെ ജീവിതത്തിൽ കൈത്തറി ദരിദ്രരിൽ ദരിദ്രരായവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവരെ ശാക്തീകരിക്കാനുള്ള ശക്തമായ ഉപകരണമായി മാറുകയാണ്
ഇത് ഗ്രാമോദയത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്
രാജൻ ഭട്ട് നരേന്ദ്രമോദി ആപ് ൽ എഴുതുന്നത് ഞാൻ സുരക്ഷാസൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചതിനെക്കുറിച്ച് അറിയാനാഗ്രഹിക്കുന്നു എന്നാണ്
നമ്മുടെ സുരക്ഷാ സൈനികർ എങ്ങനെയാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്നും അദ്ദേഹം അറിയാനാഗ്രഹിക്കുന്നു
തേജസ് ഗയക്വാഡും നരേന്ദ്രമോദി ആപ് ൽ എഴുതുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള മധുരവും സുരക്ഷാസൈന്യത്തിന് എത്തിച്ചുകൊടുക്കാനുള്ള വ്യവസ്ഥ ചെയ്യാനാകുമോ എന്നാണ്
ഞങ്ങൾക്കും ഞങ്ങളുടെ ധീരരായ സുരക്ഷാ സൈനികരെ ഓർമ്മിക്കണം എന്നദ്ദേഹം പറയുന്നു
വീട്ടിലെ മധുരം ജവാന്മാർക്കും എത്തിച്ചുകൊടുക്കണം എന്ന് നമുക്കും തോന്നുന്നു
ദീപാവലി നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചുകാണും
എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യവും ദീപാവലി വിശേഷാൽ അനുഭവവുമായിട്ടാണു വന്നത്
അതിർത്തിയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ധീരരായ സുരക്ഷാസൈനികർക്കൊപ്പം എനിക്ക് ഒരിക്കൽകൂടി ദീപാവലി ആഘോഷിക്കാനുള്ള സൌഭാഗ്യം ലഭിച്ചു
ഇപ്രാവശ്യം ജമ്മുകശ്മീരിലെ ഗുരേസ് സെക്ടറിൽ സുരക്ഷാസൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചത് എനിക്ക് അവിസ്മരണീയ അനുഭവമായി
അതിർത്തിയിൽ എത്രമാത്രം കഠിനവും വിഷമകരവുമായ പരിതഃസ്ഥിതികളെ നേരിട്ടുകൊണ്ടാണോ നമ്മുടെ സുരക്ഷാസൈനികർ രാജ്യത്തെ കാക്കുന്നത് ആ പോരാട്ടത്തിനും സമർപ്പണത്തിനും ത്യാഗത്തിനും എല്ലാ ദേശവാസികൾക്കും വേണ്ടി നമ്മുടെ സുരക്ഷാസേനയിലെ എല്ലാ ജവാന്മാരെയും ആദരിക്കുന്നു
നമുക്ക് അവസരം കിട്ടിയാൽ നമ്മുടെ ജവാന്മാരുടെ അനുഭവങ്ങൾ അറിയാൻ അവരുടെ അഭിമാനകരമായ കഥകൾ കേൾക്കണം
നമ്മുടെ സുരക്ഷാസേനകളിലെ ജവാന്മാർ കേവലം നമ്മുടെ അതിർത്തിയിൽ മാത്രമല്ല മറിച്ച് വിശ്വമെങ്ങും ശാന്തി സ്ഥാപിക്കുന്നതിൽ മഹത്തായ പങ്കു വഹിക്കുന്നുവെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല
ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പറായി സമാധാനപാലകരായി അവർ ലോകമെങ്ങും ഹിന്ദുസ്ഥാന്റെ കീർത്തി വർധിപ്പിക്കുകയാണ്
കഴിഞ്ഞദിവസം ഒക്ടോബർ 24 ന് ലോകമെങ്ങും യുഎൻ ദിനം ഐക്യരാഷ്ട്രസഭ ആഘോഷിച്ചു
ലോകത്ത് ശാന്തി സ്ഥാപിക്കാനുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ശ്രമങ്ങളെയും അവരുടെ ക്രിയാത്മകമായ പങ്കിനെയും ഏവരും ഓർമ്മിക്കുന്നു
നാം വസുധൈവകുടുംബകം അതായത് ലോകം മുഴുവൻ നമ്മുടെ കുടുംബമാണ് എന്നു കരുതുന്നവരാണ്
ഈ വിശ്വാസം കാരണം ഭാരതം തുടക്കം മുതൽ ഐക്യരാഷ്ട്ര സഭയുടെ വിവിധ മഹത്തായ ചുവടുവയ്പ്പുകളിൽ സജീവമായി പങ്കെടുത്തുപോന്നിട്ടുണ്ട്
ഭാരതത്തിന്റെ ഭരണഘടനയുടെ പ്രസ്താവനയും യുഎൻ ചാർട്ടറിന്റെ പ്രസ്ഥാവനയും വി ദ് പീപിൾ എന്നു പറഞ്ഞാണ് ആരംഭിക്കുന്നത്
ഭാരതം സ്ത്രീസമത്വത്തിന് എന്നും പ്രധാന്യം കൊടുത്തിട്ടുണ്ട്
ഐക്യ രാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇതിന്റെ ജീവസ്സുറ്റ ഉദാഹരണമാണ്
ഇതിന്റെ ആരംഭവാക്യഖണ്ഡത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് എല്ലാ പുരുഷന്മാരും ജനിക്കുന്നത് സ്വതന്ത്രരായും സമത്വമുള്ളവരായുമാണെന്നായിരുന്നു
ഭാരതത്തിന്റെ പ്രതിനിധി ഹംസാ മേത്തയുടെ ശ്രമഫലമായി ആ വാക്യഖണ്ഡം എല്ലാ മനുഷ്യരും ജനിക്കുന്നത് സ്വതന്ത്രരും സമത്വമുള്ളവരായുമാണെന്നാക്കി മാറ്റിയിട്ടാണ് അംഗീകരിക്കപ്പെട്ടത്
നോക്കുമ്പോൾ ഇതു വളരെ നിസ്സാരമായ മാറ്റമല്ലേ എന്നു തോന്നും
പക്ഷേ ആരോഗ്യകരമായ ഒരു ചിന്താഗതിയാണ് അതിൽ കാണാനാകുന്നത്
യുണൈറ്റഡ് നേഷൻസിന്റെ കുടക്കീഴിൽ ഭാരതം നല്കിയ ഏറ്റവും വലിയ സംഭാവന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യങ്ങളാണ്
ഐക്യരാഷ്ട്രസഭയുടെ ശാന്തിരക്ഷാ ദൌത്യങ്ങളിൽ ഭാരതം എന്നും സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്
നിങ്ങളിൽ പലരും ഇക്കാര്യം അറിയുന്നത് ആദ്യമായിട്ടായിരിക്കും
പതിനാറായിരത്തത്തിലധികം ഭാരതീയ സുരക്ഷാസൈനികർ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്
ഇപ്പോൾ ഭാരതത്തിന്റെ ഏകദേശം ഏഴായിരം സൈനികർ ഐക്യരാഷ്ട്രസഭയുടെ സമാധാനനടപടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ ലോകത്തിൽ മൂന്നാംസ്ഥാനമാണ് ഭാരതത്തിനുള്ളത്
ആഗസ്റ്റ് 27 വരെ ഭാരതീയ ജവാന്മാർ ഐക്യരാഷ്ട്രസഭയുടെ ലോകമെങ്ങുമുള്ള 71 സമാധാനദൌത്യങ്ങളിൽ ഏകദേശം 50 ദൌത്യങ്ങളിൽ തങ്ങളുടെ സേവനം പ്രദാനം ചെയ്തിട്ടുണ്ട്
ഈ ദൌത്യങ്ങൾ കൊറിയ കമ്പോഡിയ ലാവോസ് വിയറ്റ്നാം കോംഗോ സൈപ്രസ് ലൈബീരിയ ലബനൻ സുഡാൻ എന്നിങ്ങനെ ലോകത്തിലെ പല ഭൂവിഭാഗങ്ങളിൽ പല രാജ്യങ്ങളിലായിട്ടായിരുന്നു
കോംഗോയിലും ദക്ഷിണ സുഡാനിലും ഭാരതീയ സൈന്യത്തിന്റെ ആശുപത്രികളിൽ ഇരുപതിനായിരത്തിലധികം രോഗികളെ ചികിത്സിച്ചു അസംഖ്യം പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു
ഭാരതത്തിന്റെ സുരക്ഷാ സൈനികർ വിവിധ രാജ്യങ്ങളിൽ അവിടത്തെ ആളുകളെ മാത്രമല്ല രക്ഷിച്ചത് മറിച്ച് ജനസൌഹാർദ്ദ നടപടികളിലൂടെ അവരുടെ മനസ്സും കീഴടക്കി
ഭാരതീയ സ്ത്രീകളും ശാന്തി സ്ഥാപിക്കുന്നതിൽ മുന്നണി പങ്കു വഹിച്ചിട്ടുണ്ട്
ലിബിയയിലെ ഐക്യരാഷ്ട്ര ശാന്തി ദൌത്യത്തിൽ സ്ത്രീ പോലീസ് സംഘത്തെ അയച്ച ആദ്യത്തെ രാജ്യമാണ് ഭാരതമെന്ന് പലർക്കുമറിയില്ല
ഭാരതത്തിന്റെ ഈ നടപടി ലോകമെങ്ങുമുള്ള രാജ്യങ്ങൾക്കു പ്രേരണാസ്രോതസ്സായി
അതിനുശേഷം എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ മഹിളാ പോലീസ് സംഘത്തെ അയയ്ക്കുവാൻ തുടങ്ങി
ഭാരതത്തിന്റെ പങ്ക് കേവലം സമധാനദൌത്യത്തിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഭാരതം ഏകദേശം 85 രാജ്യങ്ങളിൽ സമാധാനദൌത്യസംഘത്തിന് പരിശീലനവും നൽകുന്നുണ്ടെന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും
മഹാത്മാഗാന്ധിയുടെയും ഗൌതമബുദ്ധന്റെയും ഈ മണ്ണിൽ നിന്നും നമ്മുടെ ധീരരായ ശാന്തിരക്ഷകർ ലോകമെങ്ങും ശാന്തിയുടെയും സന്മനോഭാവത്തിന്റെയും സന്ദേശമെത്തിച്ചു
സമാധാന ദൌത്യ നടപടികൾ ലളിതമായ കാര്യമല്ല
നമ്മുടെ സുരക്ഷാസൈന്യത്തിലെ ജവാന്മാർക്ക് ദുർഗ്ഗമങ്ങളായ പ്രദേശങ്ങളിലേക്കു കടന്നുചെന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു
വ്യത്യസ്തരായ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരും
വ്യത്യസ്തങ്ങളായ പരിതഃസ്ഥിതികളും വേറിട്ട സംസ്ക്കാരങ്ങളും അറിയുകയും മനസ്സിലാക്കുകയും വേണം
അവിടത്തെ പ്രാദേശികമായ ആവശ്യങ്ങൾക്കും പരിതഃസ്ഥിതികൾക്കുമനുസരിച്ച് സ്വയം മാറണം
ഇന്നു നമ്മുടെ ധീരന്മാരായ ഐക്യരാഷ്ട്ര സമാധാനസൈനികരെ ഓർക്കുമ്പോൾ ക്യാപ്റ്റൻ ഗുർബചൻ സിംഗ് സലാരിയായെ ആർക്കാണു മറക്കാനാകുക അദ്ദേഹം ആഫ്രിക്കയിലെ കോംഗോയിൽ ശാന്തിക്കുവേണ്ടി പോരാടി തന്റെ സർവ്വസ്വവും ത്യജിക്കയുണ്ടായി
അദ്ദേഹത്തെ ഓർമ്മിച്ച് എല്ലാ ഭാരതീയരും അഭിമാനത്തോടെ നെഞ്ചുവിരിച്ചു നിൽക്കും
പരമവീരചക്രം ലഭിക്കുന്ന ഒരേയൊരു ഐക്യരാഷ്ട്രസമാധാന സൈനികനാണ് അദ്ദേഹം
ലെഫ്റ്റനന്റ് ജനറൽ പ്രേംചന്ദ് സൈപ്രസിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഭാരതീയ സമാധാന സൈനികനാണ്
1989 ൽ എഴുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹത്തിനെ നമീബിയയിലെ ഓപ്പറേഷൻ ഫോഴ്സ് കമാൻഡറാക്കി അദ്ദേഹം ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സംസ്ഥാപനത്തിന് സേവനം അനുഷ്ഠിച്ചു
ഭാരതീയ സൈന്യത്തിന്റെ തലവനായിരുന്ന ജനറൽ തിമ്മയ്യ സൈപ്രസിൽ ഐക്യരാഷ്ട്ര സമാധാനസൈന്യത്തെ നയിച്ചു ശാന്തിക്കുവേണ്ടി തന്റെ സർവ്വതും ത്യജിച്ചു
ഭാരതം ശാന്തിദൂതരെന്ന നിലയിൽ എപ്പോഴും ലോകമെങ്ങും ശാന്തി ഐക്യം സന്മനോഭാവം എന്നിവയുടെ സന്ദേശം നൽകിപ്പോന്നിട്ടുണ്ട്
എല്ലാവരും ശാന്തിയോടും സന്മനോഭാവത്തോടും ജീവിക്കണമെന്നും നല്ല ശാന്തപൂർണ്ണമായ ഭാവിയുടെ സൃഷ്ടിക്കായി മുന്നേറുമെന്നുമാണ് നമ്മുടെ വിശ്വാസം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ മാനവികതയെ നിസ്വാർഥമായി സേവിച്ച മഹാന്മാരെക്കൊണ്ട് ശോഭിച്ചിരുന്നതാണു നമ്മുടെ പുണ്യഭൂമി
നാം ഭഗിനി നിവേദിത എന്നു പറയുന്ന സിസ്റ്റർ നിവേദിത ആ അസാധാരണരായ ആളുകളിൽ ഒരാളായിരുന്നു
അയർലാന്റിൽ മാർഗരെറ്റ് എലിസബത്ത് നോബിൾ എന്ന പേരിൽ ജീവിച്ചുവെങ്കിലും സ്വാമി വിവേകാനന്ദൻ അവർക്ക് നിവേദിത എന്നു പേരു നല്കി
നിവേദിത എന്ന വാക്കിനർഥം പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടത് എന്നാണ്
പിന്നീട് അവർ പേരിനുചേരും വിധം സ്വയം സമർപ്പിച്ചു പേരിനെ അന്വർഥമാക്കി
ഇന്നലെ സിസ്റ്റർ നിവേദിതയുടെ നൂറ്റി അമ്പതാം ജന്മ വാർഷികദിനമായിരുന്നു
സുഖസമ്പന്നമായ സ്വന്തം ജീവിതം സ്വാമി വിവേകാനന്ദന്റെ സ്വാധീനത്താൽ ത്യജിച്ച് ജീവിതം ദരിദ്രരെ സേവിക്കാനായി സമർപ്പിക്കുവാൻ അവർ തയ്യാറായി
ബ്രിട്ടീഷ് ഭരണത്തിൽ നടന്ന അതിക്രമങ്ങളിൽ സിസ്റ്റർ നിവേദിതയുടെ മനസ്സു വേദനിച്ചു
ഇംഗ്ലീഷുകാർ നമ്മുടെ രാജ്യത്തെ അടിമയാക്കിയെന്നു മാത്രമല്ല അവർ നമ്മെ മാനസികമായും അടിമകളാക്കാൻ പരിശ്രമിച്ചു
നമ്മുടെ സംസ്കാരത്തെ താറടിച്ചു കാണിച്ച് നമ്മുടെയിടയിൽ അപകർഷതാബോധം സൃഷ്ടിക്കുവാൻ അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു
ഭഗിനി നിവേദിത ഭാരതീയ സംസ്കാരത്തിന്റെ അഭിമാനം പുനഃസ്ഥാപിച്ചു
രാഷ്ട്ര ചൈതന്യത്തെ ഉണർത്തി ആളുകളെ സംഘടിപ്പിച്ചു
സനാതന ധർമ്മത്തെയും ദർശനത്തെയും കുറിച്ച് നടത്തിപ്പോന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പോയി ശബ്ദമുയർത്തി
പ്രസിദ്ധനായ രാഷ്ട്രവാദിയും തമിഴ് കവിയുമായിരുന്ന സുബ്രഹ്മണ്യഭാരതിയുടെ പുതമൈ പെൺ പുതിയ സ്ത്രീ എന്ന വിപ്ലവകവിത സ്ത്രീശാക്തീകരണത്തിന്റെ പേരിൽ വിഖ്യാതമാണ്
അതിന് പ്രേരണയായത് ഭഗിനി നിവേദിതയാണെന്നു പറയപ്പെടുന്നു
ഭഗിനി നിവേദിത മഹാനായ ശാസ്ത്രജ്ഞനായിരുന്ന ജഗദീശ് ചന്ദ്രബോസുവുമായി സഹകരിച്ചു പ്രവർത്തിച്ചിരുന്നു
അവർ ലേഖനങ്ങളിലൂടെയും സമ്മേളനങ്ങളിലൂടെയും ബോസിന്റെ ഗവേഷണത്തിന്റെ പ്രചാരത്തിനു സഹായിച്ചു
നമ്മുടെ സംസ്കാരത്തിൽ ആദ്ധ്യാത്മികതയും ശാസ്ത്രവും പരസ്പര പൂരകങ്ങളാണെന്നതാണ് ഭാരതത്തിന്റെ വിശേഷപ്പെട്ട സൌന്ദര്യം
സിസ്റ്റർ നിവേദിതയും ജഗദീശ് ചന്ദ്രബോസും ഇതിന്റെ ശക്തമായ ഉദാഹരണങ്ങളാണ്
1899 ൽ കൽക്കത്തയിൽ ഭീകരമായ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ നൂറുക്കണക്കിനാളുകൾ മരിച്ചു
സിസ്റ്റർ നിവേദിത സ്വന്തം ആരോഗ്യം പരിഗണിക്കാതെ ഓടകളിലും പാതകളിലും ശുചീകരണ ജോലി ആരംഭിച്ചു
സുഖകരമായ ജീവിതം ജീവിക്കാമായിരുന്നിട്ടും ദരിദ്രരെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മഹിളയായിരുന്ന സിസ്റ്റർ നിവേദിത
അവരുടെ ഈ ത്യാഗത്തിൽ നിന്നും പ്രേരണയുൾക്കൊണ്ട് ആളുകൾ സേവനകാര്യങ്ങളിൽ സഹകരിക്കാൻ മുന്നോട്ടു വന്നു
അവർ സ്വന്തം പ്രവൃത്തികളിലൂടെ ആളുകളെ ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും പ്രാധാന്യം പഠിപ്പിച്ചു
അവരുടെ സമാധിയിൽ എഴുതിയിരിക്കുന്നതിങ്ങനെയാണ് ഹിയർ റിപോസസ് സിസ്റ്റർ നിവേദിത ഹു ഗേവ് ഹേർ ഓൾ ടു ഇന്ത്യാ
തന്റെ സർവ്വസ്വവും ഭാരതത്തിനു നൽകിയ സിസ്റ്റർ നിവേദിത ഇവിടെ വിശ്രമിക്കുന്നു
നിശ്ചയമായും അവർ അങ്ങനതന്നെ ചെയ്തു
ഓരോ ഭാരതവാസിയും അവരുടെ ജീവിതത്തിൽ നിന്നു പാഠമുൾക്കൊണ്ട് സ്വയം ആ സേവനപാതയിൽ നടക്കാൻ ശ്രമിക്കുക ഇതാണ് ആ മഹാ വ്യക്തിത്വത്തിന് ചേരുന്ന ശ്രദ്ധാഞ്ജലി
എനിക്ക് ഒരു ഫോൺ കോൾ ലഭിച്ചു
മാനനീയ പ്രധാനമന്ത്രിജീ എന്റെ പേര് ഡോ
പാർഥ്ഷാ എന്നാണ്
നവംബർ 14 നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവാഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായതുകൊണ്ട് നാം അന്ന് ശിശുദിനമായി ആഘോഷിക്കുന്നു
അന്നുതന്നെയാണ് ലോക പ്രമേഹദിനവും ആചരിക്കുന്നത്
പ്രമേഹം മുതിർന്നവരുടെ മാത്രം രോഗമല്ല
വളരെയധികം കുട്ടികളിലും അതു കാണുന്നുണ്ട്
ഈ വെല്ലുവിളിയെ നേരിടാൻ നമുക്കെന്ത് ചെയ്യാനാകും
താങ്കളുടെ ഫോൺ കോളിനു നന്ദി
ആദ്യം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ
ജവാഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ആഘോഷിക്കുന്ന ശിശുദിനത്തിൽ എല്ലാ കുട്ടികൾക്കും അനേകം ശുഭാശംസകൾ നേരുന്നു
കുട്ടികൾ പുതിയ ഭാരതത്തിന്റെ നിർമ്മിതിയിൽ ഏറ്റവും മഹത്തായ ഹീറോകളാണ് നായകരാണ്
മുമ്പ് മുതിർന്നവർക്കുമാത്രമുണ്ടായിരുന്ന രോഗം ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ബാധിച്ചിരുന്ന രോഗം ഈയിടെയായി കുട്ടികളിലും കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന അങ്ങയുടെ വേവലാതി ശരിയാണ്
കുട്ടികളും പ്രമേഹബാധിതരാകുന്നു എന്നു കേൾക്കുമ്പോൾ ആശ്ചര്യമാണു തോന്നുന്നത്
പണ്ട് ഇത്തരം രോഗങ്ങളെ രാജരോഗങ്ങളെന്നാണു പറഞ്ഞു പോന്നിരുന്നത്
രാജരോഗമെന്നാൽ സമ്പന്നർക്ക് സുഖലോലുപരായി ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെന്നും പറയാം
യുവാക്കൾക്കിയടിൽ ഈ രോഗങ്ങൾ വിരളമായിരുന്നു
എന്നാൽ നമ്മുടെ ജീവിതശൈലി ലൈഫ്സ്റ്റൈൽ മാറിയിരിക്കുന്നു
ഇന്ന് ഈ രോഗങ്ങൾ ലൈഫ്സ്റ്റൈൽ ഡിസ്ഓർഡർ ആണെന്നാണു പറയുന്നത്
യുവാക്കൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ജീവിതശൈലിയിൽ ശാരീരിക പ്രവർത്തനങ്ങളുടെ അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ കുറവ് ആഹാരപാനീയങ്ങളുടെ രീതികളിൽ വന്ന മാറ്റം എന്നിവയാണ്
സമൂഹവും കുടുംബങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്
ഇതെക്കുറിച്ച് ആലോചിക്കുമെങ്കിൽ ഒന്നും പ്രത്യേകമായി ചെയ്യേണ്ട ആവശ്യമില്ലെന്നു കാണാം
ചെറിയ ചെറിയ കാര്യങ്ങളെ ശരിയായി രീതിയിൽ ചിട്ടയായി ചെയ്തുകൊണ്ട് അവ ശീലമാക്കുക അതിനെ സ്വന്തം സ്വഭാവമാക്കുക മാത്രമാണു വേണ്ടത്
കുട്ടികൾ തുറന്ന മൈതാനത്തിൽ കളിക്കുന്ന ശീലമുണ്ടാക്കുകയാണ് കുടുംബത്തിലുള്ളവർ ചെയ്യേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
സാധിക്കുമെങ്കിൽ കുടുംബത്തിലെ മുതിർന്നവരും ഈ കുട്ടികൾക്കൊപ്പം തുറന്ന സ്ഥലങ്ങളിൽപോയി കളിക്കുക
കുട്ടികൾ ലിഫ്റ്റിൽ കയറി മുകളിലോട്ടു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന തിനു പകരം പടി കയറിഇറങ്ങുന്ന ശീലമുണ്ടാക്കുക
അത്താഴത്തിനുശേഷം കുടുംബം മുഴുവൻ കുട്ടികളെയും കൂട്ടി കുറച്ചു നടക്കുവാൻ ശ്രമിക്കുക
യോഗ ഫോർ യംഗ് ഇന്ത്യ യുവഭാരതത്തിനു യോഗ
യോഗ വിശേഷിച്ചും നമ്മുടെ യുവസുഹൃത്തുക്കൾക്ക് ആരോഗ്യപൂർണ്ണമായ ജീവിത രീതി നിലനിർത്താനും ജീവിതശൈലീരോഗങ്ങളിൽ ലൈഫ്സ്റ്റൈൽ ഡിസ്ഓർഡറിൽ നിന്നു മോചനം നേടാനും സാഹയകമാകും
സ്കൂളിൽ ആദ്യത്തെ 30 മിനിട്ട് യോഗ ചെയ്താൽ എത്ര നേട്ടമാണുണ്ടാവുകയെന്നു കണ്ടോളൂ
വീട്ടിലും യോഗ ചെയ്യാവുന്നതാണ്
യോഗയുടെ വൈശിഷ്ട്യങ്ങളെന്താണ് സ്വാഭാവികമാണ് സരളമാണ് സർവ്വസുലഭമാണ്
ഞാനതു ശീലിക്കുന്നതുകൊണ്ടു പറയുകയാണ് ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിക്കും എളുപ്പം ചെയ്യാവുന്നതാണ്
നിഷ്പ്രയാസം പഠിക്കാനാകുന്നതായതുകൊണ്ട് സരളമാണ്
എവിടെയും വച്ചു ചെയ്യാനാകും എന്നതുകൊണ്ട് സർവ്വസുലഭമെന്നു പറയും
വിശേഷിച്ച് ഉപകരണങ്ങളോ മൈതാനമോ ഇതിനാവശ്യമില്ല
പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ യോഗ എത്ര ഗുണം ചെയ്യുന്നതാണെന്ന കാര്യത്തിൽ പല പഠനങ്ങളും നടക്കുന്നുണ്ട്
ഓൾ ഇന്ത്യാ ഇൻസ്റ്റിട്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലും പഠനം നടക്കുന്നുണ്ട്
ഇതുവരെ ലഭിച്ച ഫലങ്ങൾ പ്രോത്സാഹനമേകുന്നവയാണ്
ആയുർവ്വേദത്തെയും യോഗയെയും നാം ചികിത്സയ്ക്കുള്ള മാധ്യമമെന്ന നിലയിൽ കാണാതെ രണ്ടും ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണു വേണ്ടത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ വിശേഷിച്ചും എന്റെ യുവസുഹൃത്തുക്കളേ കളിക്കളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല വാർത്തകളെത്തി
വ്യത്യസ്തങ്ങളായ കളികളിൽ നമ്മുടെ കളിക്കാർ രാജ്യത്തിനു കീർത്തിയേകി
ഹോക്കിയിൽ ഭാരതം നല്ല കളിയിലൂടെ ഏഷ്യാ കപ്പ് ഹോക്കി കിരീടം നേടി
നമ്മുടെ കളിക്കാർ നല്ല കളി കളിച്ചു അതുകൊണ്ടാണ് ഭാരതത്തിന് പത്തു വർഷത്തിനുശേഷം എഷ്യാ കപ്പ് ചാമ്പ്യന്മാരാകാൻ സാധിച്ചത്
ഇതിനുമുമ്പ് ഭാരതം 2003 ലും 2007ലും ഏഷ്യാ കപ്പ് നേടിയിരുന്നു
മുഴുവൻ ടീമിനും അവരെ സഹായിച്ച സപ്പോർട് സ്റ്റാഫിനും എന്റെ ദേശവാസികളുടെ അനേകം ശുഭാശംസകൾ
ഹോക്കിക്കു ശേഷം ബാറ്റ്മിന്റനിലും ഭാരതം നല്ല വാർത്തയാണു ശ്രവിച്ചത്
ബാറ്റ്മിന്റൻ സ്റ്റാർ കിഡംബി ശ്രീകാന്ത് മികച്ച കളി കാഴ്ചവച്ച് ഡെൻമാർക്ക് ഓപ്പൺ കിരീടം ജയിച്ച് ഭാരതീയരെ അഭിമാനപുളകിതരാക്കി
ഇന്തോനേഷ്യ ഓപ്പണിനും ആസ്ട്രേലിയൻ ഓപ്പണിനും ശേഷം സൂപർ സീരീസ് പ്രീമിയർ കിരീടമാണ് നേടിയത്
നമ്മുടെ ഈ നേട്ടത്തിനും ഭാരതത്തിന്റെ അഭിമാനം വർധിപ്പിച്ചതിനും നമ്മുടെ യുവ സുഹൃത്തുക്കൾക്ക് ഞാൻ അനേകം ആശംസകളർപ്പിക്കുന്നു
സുഹൃത്തുക്കളേ ഈ മാസം തന്നെയാണ് ഫിഫാ അണ്ടർ 17 ലോക കപ്പ് മത്സരങ്ങൾ നടന്നത്
ലോകമെങ്ങും നിന്നുള്ള ടീമുകൾ ഭാരതത്തിലെത്തി എല്ലാവരും ഫുട്ബോൾ മൈതാനത്ത് തങ്ങളുടെ നൈപുണ്യം പ്രദർശിപ്പിച്ചു
എനിക്കും ഒരു കളി കാണാൻ പോകാനുള്ള അവസരമുണ്ടായി
കളിക്കാർക്കും കാഴ്ചക്കാർക്കുമെല്ലാം വലിയ ഉത്സാഹമായിരുന്നു
ലോക കപ്പിന്റെ ഇത്രയും വലിയ കളി ലോകം മുഴുവൻ നിങ്ങളെ നോക്കിയിരിക്കുന്നു ഇത്രയും വലിയ കളി
ഞാൻ എല്ലാ യുവ കളിക്കാരുടെയും ഊർജ്ജവും ഉത്സാഹവും കളിച്ചു നേടാനുള്ള ആവേശവും കണ്ട് ആശ്ചര്യപ്പെട്ടുപോയി
ലോക കപ്പ് മത്സരങ്ങൾ വിജയകരമായി നടത്തപ്പെട്ടു എല്ലാ ടീമുകളും തങ്ങളുടെ ഏറ്റവു മികച്ച കളി കാഴ്ചവച്ചു
ഭാരതത്തിന് കിരീടം നേടാനായില്ലെങ്കിലും ഭാരതത്തിലെ യുവ കളിക്കാർ എല്ലാവരുടെയും മനസ്സു കൈയടക്കി
ഭാരതമടക്കം ലോകം മുഴുവൻ ഈ കളിയുടെ മഹോത്സവത്തെ ആസ്വദിച്ചു ടൂർണമെന്റ് ഒന്നാകെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആകർഷകവും മനംകുളിർപ്പിക്കുന്നതുമായിരുന്നു
ഫുട്ബോളിന്റെ ഭാവി ഉജ്ജ്വലമാണെന്ന് സൂചന കാണാൻ തുടങ്ങിയിട്ടുണ്ട്
ഞാൻ ഒരിക്കൽ കൂടി എല്ലാ കളിക്കാരെയും അവരുടെ കൂടെ പ്രവർത്തിച്ചവരെയും എല്ലാ ആസ്വാദകരെയും ആശംസിക്കുന്നു ശുഭാശംസകൾ നേരുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ സ്വച്ഛഭാരതത്തെക്കുറിച്ച് എനിക്ക് എത്രയോ പേർ എഴുതുന്നു എനിക്കു തോന്നുന്നത് ഞാൻ അവരുടെ വികാരത്തെ മാനിക്കണമെന്നാണ്
ഞാൻ വിചാരിച്ചാൽ എനിക്ക് ദിവസേന മൻകീ ബാത് പരിപാടി നടത്തേണ്ടി വരും
എല്ലാ ദിവസവും എനിക്ക് ശുചിത്വത്തെക്കുറിച്ചുതന്നെ പറയാൻ മൻ കീ ബാത് സമർപ്പിക്കേണ്ടി വരും
ചിലർ കൊച്ചുകുട്ടികളുടെ ഇക്കാര്യത്തിലുള്ള ദൌത്യങ്ങളുടെ ഫോട്ടോ അയച്ചു തരുന്നു ചിലത് യുവാക്കളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ കഥയാകും
ചിലപ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടുപിടുത്തത്തിന്റെ കഥയാകും അതല്ലെങ്കിൽ ഏതെങ്കിലും അധികാരിയുടെ ഭ്രാന്തിന്റെ ഫലമായി ഉണ്ടായ മാറ്റത്തിന്റെ വാർത്തയാകും
കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് കിട്ടി
അതിൽ മഹാരാഷ്ട്രയിലെ ചന്ദ്രപ്പൂർ ജില്ലയെ മാറ്റിമറിച്ചതിന്റെ കഥയാണുള്ളത്
അവിടെ ഇക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ പാരിസ്ഥിതിക രക്ഷാ സംഘടന എന്ന പേരിൽ ഒരു ഗവൺമെന്റേതര സംഘടനയുടെ ടീം ചന്ദ്രപ്പൂർ കോട്ട വൃത്തിയാക്കാൻ പുറപ്പെട്ടു
ഇരുന്നൂറു ദിവസം നീണ്ട ഈ പ്രവർത്തനത്തിൽ ആളുകൾ തുടർച്ചയായി ക്ഷീണമറിയാതെ ഒരു കൂട്ടായെ പ്രവർത്തനമെന്ന നിലയിൽ കോട്ടയിൽ വൃത്തിയാക്കൽ പരിപാടി നടത്തി
ഇരുന്നൂറു ദിവസം തുടർച്ചയായി പിന്നീട് ഇതിന്റെ ഫോട്ടോകൾ എനിക്കയച്ചുതന്നു
ഫോട്ടോ കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു
ചുറ്റുപാടുമുള്ള വൃത്തികേടുകൾ കണ്ട് മനസ്സിൽ നിരാശയുള്ളവരും ശുചിത്വമെന്ന സ്വപ്നം എന്നു സാക്ഷാത്കരിക്കപ്പെടും എന്നോർത്ത് നിരാശപ്പെട്ടിരുന്നവരും കേൾക്കാൻ ഞാൻ പറയും ഇക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ യുവാക്കളെ അവരുടെ വിയർപ്പിനെ അവരുടെ ഉത്സാഹത്തെ അവരുടെ ദൃഢനിശ്ചയത്തെ ആ സജീവ ചിത്രങ്ങളിൽ നിങ്ങൾക്കു നേരിട്ടു കാണാം
അതു കണ്ടാൽ നിങ്ങളുടെ നിരാശ വിശ്വാസമായി മാറും
ശുചിത്വത്തിനായുള്ള ഈ ഭഗീരഥ പ്രയത്നം സൌന്ദര്യത്തിന്റെയും കൂട്ടുകെട്ടിന്റെയും നൈരന്തര്യത്തിന്റെയും അത്ഭുതകരമായ ഉദാഹരണമാണ്
കോട്ട നമ്മുടെ പൈതൃകത്തിന്റെ പ്രതീകമാണ്
ചരിത്ര ഈടുവയ്പ്പുകളെ സുരക്ഷിതവും ശുചിത്വമുള്ളതുമാക്കി വയ്ക്കേണ്ട ഉത്തരവാദിത്വം നാം ദേശവാസികളുടേതു മുഴുവനുമാണ്
ഇക്കോളജികൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷനും അവരുടെ മുഴുവൻ ടീമിനും ചന്ദ്രപൂരിലെ പൌരന്മാർക്കും അനേകം ആശംസകൾ നേരുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ വരുന്ന നവംബർ 4ന് നാമെല്ലാം ഗുരുനാനക് ജയന്തി ആഘോഷിക്കും
ഗുരുനാനക് ദേവ് സിക്കുകാരുടെ ആദ്യഗുരു മാത്രമല്ല മറിച്ച് അദ്ദേഹം ജഗദ് ഗുരുവുമായിരുന്നു
അദ്ദേഹം മനുഷ്യസമൂഹത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി ചിന്തിച്ചു എല്ലാ ജാതികളും തുല്യരാണെന്നു പറഞ്ഞു
സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളെ ആദരിക്കുന്നതിനും പ്രധാന്യം കൊടുത്തു
ഗുരുനാനക് ദേവ്ജി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്തു
അദ്ദേഹത്തിന്റെ ഈ യാത്രയിൽ അദ്ദേഹം യഥാർഥ മാനവികതയുടെ സന്ദേശം നല്കി
അദ്ദേഹം ജനങ്ങളുമായി ചർച്ചകൾ നടത്തി അവർക്ക് സത്യസന്ധത ത്യാഗം കർമ്മനിഷ്ഠ എന്നിവയുടെ വഴി കാട്ടി
അദ്ദേഹം സമൂഹത്തിൽ സമത്വത്തിന്റെ സന്ദേശമേകി
ഈ സന്ദേശം പ്രസംഗിച്ചല്ല പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുത്തു
അദ്ദേഹം സൌജന്യഭക്ഷണശാല നടത്തി അതിലൂടെ ആളുകൾക്ക് സേവന മനോഭാവമുണ്ടായി
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആളുകളുടെ മനസ്സിൽ ഐക്യത്തിന്റെയും സമത്വത്തിന്റയും വികാരമുണർന്നു
ഗുരുനാനക് ദേവ് ജി സാർഥകമായ ജീവിതത്തിന് മൂന്നു സന്ദേശങ്ങൾ നല്കി പരമാത്മാവിന്റെ നാമം ജപിക്കുക അധ്വാനിക്കുക ആവശ്യക്കാരെ സഹായിക്കുക
ഗുരുനാനക് ദേവ് അദ്ദേഹത്തിനു പറയാനുള്ളതു പറയാൻ ഗുരുവാണി രചിച്ചു
വരുന്ന 2019 വർഷത്തിൽ നാം ഗുരുനാനാക് ദേവിന്റെ 550ാം ഉദയവർഷം ആചരിക്കാൻ പോകയാണ്
വരൂ നാം അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെയും പഠിപ്പിച്ച പാഠങ്ങളുടെ പാതയിലൂടെയും മുന്നേറാൻ ശ്രമിക്കാം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ രണ്ടു ദിവസത്തിനുശേഷം ഒക്ടോബർ 31ന് നാം സർദാർ വല്ലഭഭായി പട്ടേലിന്റെ ജന്മജയന്തി ആഘോഷിക്കും
ആധുനിക അഖണ്ഡഭാരതത്തിന് അദ്ദേഹമാണ് അടിത്തറയിട്ടതെന്ന് നമുക്കെല്ലാമറിയാം
ഭാരതാംബയുടെ ആ മഹാനായ മകന്റെ അസാധാരണമായ ജീവിതത്തിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് വളരെയധികം പഠിക്കാനാകും
ഒക്ടോബർ 31 നാണ് ഇന്ദിരാഗാന്ധിയും ഈ ലോകം വിട്ടുപോയത്
സർദ്ദാർ വല്ലഭഭായി പട്ടേൽ മാറ്റങ്ങൾ കുറിക്കുന്ന ചിന്താഗതിയുള്ളയാളെന്ന് മാത്രമല്ല അത് പ്രവർത്തിച്ച് കാട്ടാനായി ഏറ്റവും സങ്കീർണ്ണമായ പ്രശ്നങ്ങൾക്കുപോലും പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ആളുമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വൈശിഷ്ട്യം
ചിന്തകളെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം
സർദ്ദാർ വല്ലഭഭായി പട്ടേൽ ഭാരതത്തെ ഒരു ചരടിൽ കോർത്തിണക്കുന്ന പ്രവൃത്തിയുടെ കടിഞ്ഞാണേന്തിയിരുന്നു
കോടിക്കണക്കിന് ഭാരതവാസികളെ ഒരു രാഷ്ട്രം ഒരു ഭരണഘടന എന്നതിന്റെ കുടക്കീഴിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു
അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനമെടുക്കാനുള്ള കഴിവ് എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനുള്ള സാമർഥ്യം അദ്ദേഹത്തിനു നല്കി
അനുനയവും വിനയവും വേണ്ടിയിരുന്നിടത്ത് അദ്ദേഹം അനുനയവും വിനയവും പ്രയോഗിച്ചു ബലപ്രയോഗം വേണ്ടിയിരുന്നിടത്ത് അദ്ദേഹം ബലം പ്രയോഗിച്ചു
അദ്ദേഹം ഒരു ലക്ഷ്യം നിശ്ചയിച്ചു ആ ലക്ഷ്യത്തിലേക്ക് ഉറപ്പോടെ മുന്നേറി മുന്നേറിക്കൊണ്ടിരുന്നു
രാജ്യത്തെ ഒന്നാക്കുക എന്ന ഈ പ്രവൃത്തി അദ്ദേഹത്തിനേ ചെയ്യാനാകുമായിരുന്നുള്ളൂ
എല്ലാവരും തുല്യരായ ഒരു രാഷ്ട്രമായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ
സർദാർ വല്ലഭഭായി പട്ടേൽ പറഞ്ഞിട്ടുള്ളത് എന്നെന്നും എപ്പോഴും നമുക്ക് പ്രേരണയേകുന്നതാണെന്നു പറയാൻ ഞാനാഗ്രഹിക്കുന്നു
അദ്ദേഹം പറഞ്ഞു ജാതിമതഭേദങ്ങൾക്ക് നമ്മെ തടയാനാകരുത് ഓരോരുത്തരും ഭാരതത്തിന്റെ മകനും മകളുമാണ്
നാമേവരും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം
പരസ്പരസ്നേഹത്തിന്റെയും സന്മനോഭാവത്തിന്റെയും മേൽ നമ്മുടെ നിയതിയെ നാം കെട്ടിപ്പടുക്കണം
സർദാർ സാബിന്റെ ഈ വാക്കുകൾ ഇന്നും നമ്മുടെ നവ ഇന്ത്യാ എന്ന ദർശനത്തിന് പ്രേരകവും സന്ദർഭോചിതവുമാണ്
അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ ഏകതാ ദിവസമായി ആഘോഷിക്കുന്നത്
രാജ്യത്തിന് ഒരു അഖണ്ഡഭാരതത്തിന്റെ സ്വരൂപം പ്രദാനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്കു സമാനതകളില്ല
സർദാർ സാബിന്റെ ജയന്തിയുടെ അവസരത്തിൽ ഒക്ടോബർ 31ന് രാജ്യമെങ്ങും റൺ ഫോർ യൂണിറ്റി നടത്തുകയാണ്
അതിൽ രാജ്യമെങ്ങുമുള്ള കുട്ടികളും യുവാക്കളും സ്ത്രീകളും എല്ലാ പ്രായത്തിലും പ്പെട്ട ജനങ്ങൾ പങ്കെടുക്കും
നിങ്ങളും റൺ ഫോർ യൂണിറ്റി എന്ന പരസ്പരസന്മനോഭാവത്തിന്റെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കൂ എന്നാണ് എനിക്കു നിങ്ങളോടെല്ലാം അഭ്യർഥിക്കാനുള്ളത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ദീപാവലിയുടെ അവധിക്കുശേഷം പുതിയ സങ്കല്പത്തോടെ പുതിയ നിശ്ചയത്തോടെ നിങ്ങളേവരും ദൈനംദിന ജീവിതത്തിലേക്ക് വീണ്ടും മുഴുകും
ദേശവാസികൾക്കെല്ലാം അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ ശുഭകാമനകൾ നേരുന്നു
വളരെ വളരെ നന്ദി